extra കിട്ടുവോന്ന് ചോയ്ച്ച കുറച്ച ഒരു ലാഭം കിട്ടുവായിരിക്കും. അതായത് ഇപ്പോ ഒരു one year നമ്മൾ എടുക്കുവാന്ന് വെച്ചോ ഇപ്പോ LIC policy ഇല്ലേ അത്പോലെ തന്നെ. മ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അതിനു ഉള്ളിൽ മരിക്കുവാ. അപ്പോ നമ്മൾ കുറച്ച പൈസയെ അവിടെ അടച്ചിട്ടുള്ളു. പക്ഷെ നമ്മൾ പത്തു ലക്ഷത്തിന്റെയാണ് എന്ന വെച്ചോ എടുത്തേക്കുന്നെ. അപ്പോ നമ്മുക് ആ പത്തു ലക്ഷം കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച അല്ലെ അടച്ചിട്ടുള്ളു. അതാണ് ഇതിന്റെ ഒരു benefit. അങ്ങനെ ആൺ ഇൻഷുറൻസ് അതിപ്പോ നമ്മൾ. ആ അത് തന്നെ. നമ്മൾ അതൊക്കെ നോക്കിയിട് വേണം എടുക്കാൻ. ബാങ്കുകാരും തുടങ്ങിയിട്ടുണ്ടാലോ. ഒരുപാട് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ. ബാങ്കിലായാൽ തന്നെ നമ്മൾ ഇതെല്ലം തിരക്കിയിട്ട് വേണം ചെയ്യാൻ.

കിട്ടാത്തില്ല. നമ്മുടെ ആവശ്യത്തിന് കിട്ടത്തില്ല. ഒരു കല്യാണ കാര്യം ആയെങ്കിൽ തന്നെ ഇപ്പോ മൂന്ന് വര്ഷം രണ്ടു വര്ഷം എന്നൊക്കെ ആയിരിക്കും ചില ഇൻഷുറൻസുകൾ ഒക്കെ. അതായത് ഇപ്പോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന datil ചിലപ്പോ നമ്മുക് പൈസ കിട്ടത്തില്ല. നമ്മുടെ പെങ്ങളുടെ കല്യാണം ഇപ്പോ അടുത്ത വര്ഷം വെച്ചിരിക്കുവാണെങ്കിൽ, രണ്ടു വർഷത്തെ policy അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ, നമ്മുക് ഇപ്പോ പെട്ടന് ചെന്നാൽ അവര് പൈസ തരത്തില്ല. അതിനു ഒരുപാടു കടമ്പകൾ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്, proofum കാര്യങ്ങളുമൊക്കെ കൊടുത്ത അങ്ങനെ ഒരുപാടു lag അടിപിചിട്ടെ നമുക് ആ പൈസ കിട്ടത്തുള്ളൂ. അഹ് കമ്പനിയിൽ തന്നെ പോയി എടുക്കുന്നത് നല്ലതു. ഞങ്ങടെ വീട്ടിൽ ഇൻഷുറൻസ് ആയിട്ട് ആരും എടുത്തിട്ടില്ല. പക്ഷെ എല്ലാരേം നിര്ബന്ധിക്കുന്നുണ്ട് life ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. പക്ഷെ അത് നല്ലതാണു. പെട്ടന് നമ്മുക് എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടന്ന് കുടുംബത്തിന് ഒരു തുക കിട്ടത്തില്ലേ?

ഹും

ഈ വണ്ടിയെ കൂട്ട് തന്നെ പ്രാധാന്യം ഉള്ളത് ആണല്ലോ മനുഷ്യൻ. അപ്പോ നമ്മുക്കും വേണ്ടേ ഇൻഷുറൻസ്. നമ്മള് ഈ ഇൻഷുറൻസ് എടുക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളു. നമ്മൾ എത്ര രൂപേടെ ഇൻഷുറൻസ് വേണം എന്ന് ഉള്ളത് correct ആയിട്ടു calculate ചെയ്‍തിട്ട് വേണം ഇൻഷുറൻസിൽ ചേരാൻ. അതിനിപ്പോ ഏതു ആര് എന്തൊക്കെ ഇത് പറഞ്ഞാലും ആ ഒരു കമ്പനിയിൽ ചെന്ന് നമ്മൾ തിരക്കണം അതിനെ പറ്റി. എത്ര, ഏതു, മാസം ആണോ വര്ഷം ആണോ ഇത് അടയ്‌ക്കേണ്ടത്, എപ്പോ കിട്ടും എന്നുള്ളതൊക്കെ. ഈ life ഇൻഷുറൻസ് എന്ന് പറയ്യുന്നെ ഏന് വെച്ച നമ്മുക് ഒരു അപകടം പറ്റുമ്പോ മാത്രം ഉള്ളതാട്ടോ. അതായത് പെട്ടെന്നു ഒരാൾ മരിച്ചു പോകുവാ. അന്നേരം കിട്ടുന്ന ഒരു സംഭവമാ. life ഇൻഷുറൻസ്. നമ്മളിപ്പോ കുട്ടികൾക്കും ഇപ്പോ എടുക്കും എന്ന് തോനുന്നു കാരണം medical emergency കാര്യങ്ങൾക്കു പിള്ളേർ എന്ന് ഒന്നും ഇല്ലല്ലോ. നമ്മുക് ഇപ്പോ എപ്പോഴും ആസുഗം വന്നോണ്ടിരിക്കുവാ. ഹ്ഹ്മ്മ്. medical ഇൻഷുറൻസ് ആണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ പ്രായം ആയവര് ഉണ്ടെങ്കിൽ, ഞങ്ങടെ അപ്പൂപ്പന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് medicalinu.

ഇപ്പോ ഗവണ്മെന്റ് ആശുപ്ത്രിയിലും അങ്ങനെ തന്നെ. ഒരുപാടു പൈസ ഇപ്പോ നമ്മുടെ കൈയിൽ നിന്ന് മേടിക്കുന്നുണ്ട്

നമ്മൾ ശേഖരിക്കുന്നതിന് കുറച്ചു തുക ഈ ഇൻഷുറൻസിനായിട്ട് മാറ്റി വെച്ച നമ്മുക് അത്രേം നല്ലതായിരിക്കും. ആപത്തു സമയത്തു ഉപകരിക്കും.

ആഹ് വേണം വേണം. അവരവരുടെ പേരിൽ തന്നെ വേണം. അഹ്

അഹ് ഉം അങ്ങനെ ചെയുന്ന ടീമുകൾ ഒക്കെ ഒരുപാടു ഉണ്ട്. അത് കമ്പനികരുടെ തന്നെ ഇതിൽ, ഇങ്ങനെ. ഓരോരുത്തർക്കും ഓരോ target കൊടുകത്തു വിടത്തില്ലയോ. ഇത്ര വീട്ടിൽ കേറണം, ഇത്ര പേർക്ക് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത്. അത് അവരുടെ ഒരു ലാഭത്തിന് വേണ്ടി അവര് ചെയുന്നു. അത്രേ ഉള്ളു. അപ്പോ നമ്മൾ എടുക്കുമ്പോ നമ്മൾ നമ്മടെ അത് തന്നെ. നമ്മൾ നമ്മടെ risking എടുക്കുമ്പോ നമ്മൾ എല്ലാം തിരക്കി. നമ്മടെ കയ്യിന്നു പോകുന്ന ഒരു പൈസ അല്ലെ ഇത്. നമ്മൾ തിരക്കിയട്ടു വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. അതിപ്പോ ഏതു ഇൻഷുറൻസ് ആയാലും ആഹ് അതാ പറയുന്നേ

സംരക്ഷണം എന്ന് പറയാൻ കാര്യം തന്നെ നമ്മൾ പെട്ടന്ന് ഇൻഷുറൻസ് ഉള്ള ഒരാൾ മരിച്ചു പോയാൽ തന്നെ ആ കുടുംബത്തിന് ആ പൈസ കിട്ടുവല്ലോ, ആ കുടുംബത്തെ സംരക്ഷയ്ക്കുവാ. അപ്പോ അങ്ങനെ അല്ലെ അത് പറയാൻ പാടുള്ളു. പെട്ടന്ന് ഉപകരിക്കും എല്ലാര്ക്കും ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ട്. medical ആണ് ഒന്ന് വേണ്ടത്. emergency ആയിട്ടു അതിപ്പോ കൊച്ചുപിള്ളേർക്കും വലിയോർക്കും എല്ലാം ഒരുപോലെ അല്ലെ അസുഖങ്ങൾ വന്നോണ്ടിരിക്കുന്നെ. അപ്പോം എത്ര പേര് മരിച്ചു, എന്ന് അലോയ്‌ച്ചു നോക്ക്. ഇവർക്കൊക്കെ ഇങ്ങനെ policy ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അലോയ്ച്ച നോകിയെ ആ കുടുംബത്തിന് കുറച്ചു പൈസ കിട്ടത്തില്ല്യേ. നമ്മൾ ഇപ്പോ പെട്ടന്ന് മരിക്കും എന്ന് ഒന്നും അല്ല. എന്നാലും. അത് തന്നെ. എല്ലാരു കൊടുക്കും എന്ന് പറയും ഇല്ലെങ്കിൽ കൊടുക്കുവോ. നമ്മളിപ്പോ കൊച്ചു കുട്ട്യോള്. ഞാൻ മെഡിക്കൽ. മെഡിക്കൽ ആയിട്ട് അല്ല പഠിച്ചേ. ഞാൻ ആയുർവ്വേദം. ആയുർവേദ ഫർമസി ഇൻഷുറൻസിന്റെ പറ്റി നമുക്ക് പറഞ്ഞു തെരുവായിരുന്നു. അത്രേ ഉള്ളു

കുട്ടികൾക്ക് ഇപ്പോ എടുക്കും എന്ന തോനുന്നു. കാരണം ഈ മെഡിക്കൽ എമർജൻസി കാര്യങ്ങൾക്കു പിള്ളേർ എന്ന ഒന്നുമില്ലല്ലോ. പെട്ടന്നു അല്ലെ ഒരാൾ മരിക്കുന്നെ. പെട്ടെന്നു അല്ലെ മരിച്ചു പോകുന്നെ. അപ്പോ നമ്മൾ കരുതും ആയോ അവര്ക് എന്താ പറ്റിയെ പെട്ടന്നു ഒരു അസുഖവും ഇല്ലായർന്ന്. പെട്ടന്ന് മരിച്ചല്ലോ രണ്ടു കാര്യമുണ്ട്. നമ്മുടെ വണ്ടി ഇടിച്ചു മരിക്കുവാ എന്ന് വിചാരിക്കുവാ. ഒരാള്. അപ്പോ ഈ വണ്ടിക് ഇൻഷുറൻസ് വേണം, വണ്ടി ഉള്ള ആൾക്കും ഇൻഷുറന്സ വേണം, ഈ വണ്ടി തട്ടിയ ആൾക്കും ഇൻഷുറൻസ് വേണം. അപ്പോ രണ്ടു പേർക്കും ലാഭം ആണ്.

ആ വണ്ടിക്കു എന്ത് സംഭവിച്ചാലും പരിധോഷികം കിട്ടും, അത് ശെരിയകൻ ഉള്ളത്. അതുപോലെ ആ മരിച്ച കുടുംബത്തിനും കിട്ടാതില്ലേ. നമ്മള് ചിന്തിച്ചിട്ട് വേണം എടുക്കാൻ ആയിട്ടു. അതെ. main ആയിട്ടു അല്ലാതെ മെഡിക്കൽ ആണ്.

വീട്ടിൽ എല്ലാര്ക്കും ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാ, ഓരോ കാര്യങ്ങൾക്കും. ഇഷ്ടംപോലെ ഇതില്ലേ. പിന്നെ വണ്ടിക്കു main ആയിട്ടു നമ്മൾ എടുത്തിരികാംശം. വണ്ടി എടുക്കുമ്പോ തന്നെ. വണ്ടി റോഡിൽ ഇറക്കണം എങ്കിൽ നമുക്കു ഇൻഷുറൻസ് വേണം, ഇപ്പോ ഒരു നിയമം ഉണ്ട്. ഹാ

പിന്നെ പോലീസ് പിടിച്ചാൽ പിന്നെ അതിന്റെ പേരിൽ ആയിരിക്കും കേസ്. അത് റോഡിൽ ഇറക്കി പിന്നെ ആരെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞ ആ റിസ്‌കുംകൂടി നമ്മുടെ തലയിൽ ഇരിക്കും. ആ ഇവിടെ മഴ ഒക്കെ ഉണ്ട്. ഇടി വെട്ടുന്നു.

അത് വിട്ട് ഒന്നുമില്ല. അവിടെ ഹോസ്പിറ്റലിന്റെ work നടക്കുന്നതുകൊണ്ടു ഇങ്ങോട്ട് വന്നതാ.

ആഹ് ആണ്. one year ആവുന്നു ഇവിടെ.

നല്ല സാലറി കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ വെളിയിൽ തന്നെ പോണം. കേരളത്തിനെ അകത്തു കുറച്ചേ ഉള്ളു. അയ്യായ്യിരം രൂപ അങ്ങനെ ഒക്കെയേ ഉള്ളു.

ഹേ? പോയ അടുത്ത്? പോയ അടുത്ത് കൊഴപ്പമില്ല. കൊഴപ്പമില്ലാത്തതു കിട്ടും. നമ്മൾ ചെയുന്ന ജോലിയുടെ അല്ലെങ്കിൽ അതിനെ കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക് ഇപ്പോ ജോലി ഒന്നും ഇല്ലെങ്കിൽ തന്നെ salary ഉണ്ട്.

ചേച്ചിക്കു അറിയാം. അങ്ങനെ ഞാനും അറിഞ്ഞേ ഇതിനെ പറ്റി കൂടുതൽ ആയിട്ടു. പിന്നെ നമ്മുക്ക് പ്ലസ് ടുവിൽ business studies പഠിക്കാൻ ഉണ്ടായിരുന്ന. business studiesil. ഇൻഷുറസ്, ബാങ്കിങ് പറ്റിയൊക്കെ. അഹ്. ഇൻഷുറൻസ് കമ്പനിയിൽ തന്ന നല്ലതു.

നമ്മൾ തിരക്കുമ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുംകൂടി പറയാം. നമ്മൾ correct ആയിട്ട് അടയ്ക്കുക എന്നത് നമ്മുടെ risk ആണ്. അതുകൊണ്ടുതന്നെ നമ്മൾ അടയ്ക്കാൻ ഉള്ള പൈസ ഒക്കെ calculate ചെയ്തത്, എന്നിട്ടു വേണം ഇൻഷുറൻസിൽ ചേരാൻ. ഒരിക്കലും investment ആയിട്ട് കാണരുത്. ഇത് ഒരു protection ആയിട്ടു മാത്രം കണ്ടിട്ട് വേണം invest ചെയ്യാൻ. പൈസ ഇതിന്റെ അകത്തേക്ക് ഇടാൻ. അതൊക്കെ നോക്ക്കിയിട്ടു വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ടു. നമ്മൾ ലൈഫിന് പ്രാധാന്യം കൊടുക്കണം. അആഹ്. അത് തന്നു. അത് നമ്മൾ മാസത്തിൽ മാറ്റി വെയ്ക്കുന്നു.

അതിൽ നിന്ന് നമുക്കു ഒരു പ്രോഫിറ് എന്ന് പറയുന്ന ഒന്നുമില്ലല്ലോ? മുത്തൂറ്റിന്ന് ഒക്കെ. മുത്തൂറ്റിന്ന് ഇൻഷുറൻസ്, അങ്ങനെ എടുക്കുന്ന കാര്യം ആണോ പറഞ്ഞെ? അത് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. അതിനെ പറ്റി എനിക്ക് അറിയത്തില്ല. ചിലപ്പോ കാണുവായിരിക്കും. പക്ഷെ അല്ലാണ്ട് മുത്തൂറ്റിൽ കുറെ scheme ഒക്കെ ഉണ്ടല്ലേ. ഇങ്ങനെ പൈസ കൊടുക്കുന്നെ. എന്നിട്ടു അടയ്ക്കുന്നതായിട്ടു.

തിരക്കിയിട്ടു, ഇതിനെപറ്റി അറിയാവുന്ന ആരോടെങ്കിലും നല്ളൊണം ചോയ്ച്ചു മനസിലാക്കിയിട്ടു എടുക്കുന്നതാണ് നല്ലതു.

ഏർ ഹാ

നമുക്ക് ഇപ്പോ കിട്ടുന്ന ചെറിയ ഒരു തുക ആണെങ്കിൽ പോലും, നമ്മുക്ക് അത് ഇങ്ങനെ അടയ്കാൻ. ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ. നമ്മുടെ അക്കൗണ്ടിലോട്ടു ഇടം. അത് നമ്മുടെ സേവിങ്സ് അല്ലെ.

ഹാ നീ അങ്ങ് പോകുവോ? ഞാൻ വീട്ടിലാണ്. ഇവിടെ മഴക്കോള് ഉണ്ട്. കൊഴപ്പമില്ല. അമ്മക്ക് ജോലി ഒക്കെ ഉണ്ട്. അമ്മയ്ക്കും ഇപ്പോ ഒരു ഇൻഷുറൻസ് എടുക്കണം. കാരണം അമ്മയ്‌ക്ക ഈ കണ്ണിന്റെ. അവരോടു പറഞ്ഞു. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കൈയിൽ നിന്നാണ് പൈസ പോകുന്നെ. എല്ലാര്ക്കും ഓരോ ഇൻഷുറൻസ് വെച്ച് വേണം.

അതാ നല്ലതു. അറിയാവുന്നവരുടെ അടുത്ത് തിരക്കണം.

p

അഹമ്. തിരക്കിയിട്ടു പറ. ആഹ് ഞാൻ പറയാം.

എടാ നിനക് ഞമ്മ കാര്യത്തുപ്പാറ പോയ ഓർമയുണ്ട ആ ഓര്മയുണ്ടോന്ന അയ പറ്റിയേ എന്താ പറയാ അത് ഏത് ദവസം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

ഓ പറയാനിണ്ട ശെരിയായ ഒരു ഇതായിരുന്നു എന്താ പറയാ correct കശ്മീര് പോയേനേക്കാട്ടും മൊതലാകും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

അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ mam പറഞ്ഞു പിന്നെ mam അങ്ങന പിന്നെ മൊത്തത്തിൽ

എല്ലൊം അറിയാ അറീന്ന കൂട്ടത്തിലായോണ്ട്അ ങ്ങനെതന്നെ പിന്നെ plan ഉം set ആയി ആദ്യം പിന്നെ ഷാരു ൻറെ വീട്ടില് scene ഉണ്ടായി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 കൊറച്ചു scene ഇണ്ടായ് പിന്ന വിട്ടു

ഏയ് ഷാരു ഇല്ലെങ്കിലും ഒരു vibe ഇണ്ടാവൂലപ്പ ഓ അത് മണ്ടത്തരം ഇല്ലെങ്കി എന്ത് vibe ഇണ്ടാവല് പിന്നെ പോന്നേല് ഒരു ഇത് ഇണ്ടാവൂല അങ്ങനെ നിങ്ങളെ ഒക്കെ നൻപാണെനിക്കില് തീവണ്ടി കത്ത് നിന്ന് അവിട stay നമ്മൾ പൈ train കേറുമ്പോൾ നീയെല്ലോ നാട്ടിൽ ഇണ്ടെത്രെ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 എന്ന വിളിക്കുമ്പോ എന്നെ വിളികകുമ്പ ഞാന് പള്ളീല് പോയിട്ട് ഇണ്ടായേനെ ഞാനാ പള്ളീലഎല്ലും പോയിട്ടവന്ന് ഛായാഎല്ലും കുടിച്ചേനറ്റ് ഞാന ഒരു MISS CALL കാണുന് എന്നിട്ട് ഞാൻ sir വിളിച്ച് ഞാൻ പറഞ് നീ വെരാരയും എന്നേം വിളിച്ചീന് നമ്മള് നേരത്തെ എണീക്കണേ പറഞ്ഞിട്ട് ബാക്കിയുളളആള വിളിച് എന്നിട്ടയറ്റോ പറഞ് ആരോ വിളിച്ചിൻ കിട്ടിയില്ല പറഞ് സഹലനോ മറ്റോ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

ഈനാക്കളും വല്യ reel ആണ് സഹല് ചെല സമയത്

ഏന്റെ കാര്യം പറയണ്ട അവ് പറയാന്ല് ഇപ്പലോണനും കഥാ തീരൂല നമ്മളെ കോയിക്കോട്ന്ന് വെച്ചാല് തീവണ്ടിയാണെന്ന് നമ്മള് കാത്ത്ന് തീ കൊണ്ട്വ വരുന്നു വരുന്ന train late ആയിന്ട എന്താപറയ കാത്തന്നു കാത്ത്നന് train വന്നേരിണ്ട് last മറ്റെ bogy പോയിട്ട് ഇരുന്ന് അവിടത്തേക്ക് നടക്കേണ്ടി വന്ന്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 front ലാ ഇണ്ടായെ മുമ്പില് ഇണ്ടായത്

മുമ്പിലാ ആ chair car ക്ക അമ്മള് ഇരുന്നിട്ട് പോകുന്നത ആ എന്നിട്ട് അവട കേറിയിരിക്കുമ്പ

അവിടെ ഇരിക്കൂമ്പാനെങ്കില ഒരു seat ഉം ഇല്ല അങ്ങന കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് നമ്മക്ക് ഇങ്ങക്ക seat ഇണ്ടനും നമ്മക്ക് ഇണ്ടായറ്റില്ലാല അങ്ങനെ ഇരിപ്പിടം തപ്പി തപ്പി അങ്ങനെ കിട്ടി അങ്ങന അത് കിട്ടുമ്പയേക്ക് ലോക് തിങ്ങി ഇരിക്കേണ്ട ഗതികേട് എന്തേ ഓ തെരക്ക്

ഓ കൊറച് ആവുമ്പോൾ ശെരിയായി പിന്ന സുമിന കാത്തുന്നില്ലേ സുമിന കത്തുന്നു സുമിയാണെ വരുന്നുല്ല ഇന്ന് ആണെങ്കി കോഴി ശേ കണ്ണൂര് എന്തോ ഏത് മറ്റേ

ആ number മറ്റേ number ഉണ്ടോ ചോയച്ചേ number തരോ ചോയിച്ചേ number തരോ ticket എടുതരാണോ എല്ലൊം ചോയിച്ചേ

പാവോ അവസ്ഥ എന്നിട്ട് അല്ലെ